ആ ആടെ ഒക്കെ സുഖം എന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഞാൻ വിളിച്ചതേ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ തൊഴിൽ മേഖലയെ കുറിച്ച് ഒന്നു സംസാരിക്കാനാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു റിസർച്ച് നടത്തുന്നുണ്ട്. അതാണ്.

തൊഴിൽ മേഖലയെ പറ്റി എന്തൊക്കെ കിട്ടി? റിസേർച്ചീന്ന് എന്തൊക്കെ

ഈ അന്യ രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവിടെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ ആണ്. അതിനും ആ അതെ. പിന്നെ അതിനുപുറമേ നമ്മുടെ നമ്മുടെ ബംഗാളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും നിന്നുള്ള സംസ്ഥാനങ്ങളിൽനിന്ന് ഒക്കെ കേരളത്തിലേക്ക് വന്നിട്ട് അവിടുന്ന് ജോലി ചെയ്യുന്ന, നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക്, കേരളത്തില് അതിൻറെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഏഹ് കാര്യങ്ങളൊക്കെ കുറയും, ജോലി കുറയുന്നുണ്ട്, അങ്ങനെയുള്ള അവസ്ഥകളാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അതെ അതെ. നമ്മളൊക്കെ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പൊ അതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ. അതല്ല ഇപ്പോ നിലവിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ അത്രയും ജനങ്ങൾ നിൽക്കുമ്പോഴും ഇന്ത്യയിലുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ടോ? അത് എത്രയാ,180 കോടി, 150 കോടി ആളുകൾ ഉണ്ട്. അത്രയും പേർക്ക് ഇന്ത്യയിൽ ജോലിയുണ്ടോ വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ?

ഓക്കേ പിന്നെ അതല്ല ഞാൻ സംസാരിക്കുന്നതിന് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണോ ഇങ്ങനെ തൊഴിൽ മേഖലയിൽ ഇത്ര ഒരു കമ്മി ആയി വരുന്നത്? ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഇതുപോലെ സാമ്പത്തികം ആയിട്ടും തൊഴിൽമേഖലയിലും വളരെ കമ്മിയായി വരുന്നുണ്ടോ? എൻറെ ചോദ്യം അതാണ്. എന്താണ് താങ്കളുടെ നിലപാട് എന്താണ്? കമ്മിയായിട്ടുണ്ടാകും ആ തൊഴിൽമേഖല ഇത്ര ശോഷിച്ചു വരുന്നുണ്ടോ? ആ ഒരു ഇത് തന്നെയാ. പിന്നെയെല്ലാം ഇപ്പൊ നിലവിൽ തന്നെ ഓരോ എഡ്യൂക്കേറ്റഡ് ലെവൽ അല്ലേ ഓരോ ജോബ് വരുന്നത്.

പിന്നെ അതു മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ തൊഴിലിന് അത്യാവശ്യം വിലയും ഉണ്ടല്ലോ. നമ്മുടെ, നമുക്ക് ജീവിക്കാൻ തന്നെ ഇന്ത്യയിൽ ജീവിക്കാൻ നമുക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. ഇങ്ങനെ പോകുകയാണെങ്കിൽ, ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും. കേരളത്തിൽ ഇന്ന് ജീവിക്കാൻ ഇവിടെ അന്യസംസ്ഥാനങ്ങളിൽനിന്നും വന്ന തൊഴിലാളികൾ ഓരോ നാട്ടിലേക്ക് പോകേണ്ടി വരുമ്പോൾ എങ്കിൽ നമുക്ക് ഇനി ഇവിടെ ജോലി കിട്ടുമോ എന്താണ്?

അത് ഇപ്പോൾ ഒരുപാട് അന്യ തൊഴിലാളികൾ വരുന്നത് കൊണ്ട് തന്നെ

ഒരുപാട് ജോലി സാധ്യതകൾ ഇവിടെ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മലയാളികൾ ആണെങ്കിലും ഇന്ത്യയിൽ, ഇതുപോലെതന്നെ തമിഴ്നാട്ടിൽ ആണെങ്കിലും നമ്മുടെ മലയാളികൾ അവിടെയുണ്ട്. മലയാളികൾ വളരെയധികം പോസ്റ്റുകളിൽ ഉണ്ട് അവിടെ. അതല്ല നമ്മള് കേരള, മലയാളികൾക്ക് അന്യ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമോ? ഭാഷ ഒരു വലിയ ഘടകമാണല്ലോ. അപ്പോൾ ഈ ഈ ജോലി ചെയ്യുന്നതിൽത്തന്നെ നമുക്ക് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടോ? അപ്പൊ ഇതൊക്കെ ജോലിചെയ്യാൻ ഈ ഭാഷ ഉപകാരപ്പെടുമായിരിക്കും അല്ലേ? എന്താണ്? ജോലി പഠിക്കാൻ കഴിയും, പഠിക്കുകയാണ് വേണ്ടത് ലാംഗ്വേജ് ഒന്നുമല്ല. ആ. പിന്നെ അതല്ലേ. ഞാൻ ഈ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് താങ്കൾ ഇനി ഇത് ജോലി കൂടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ കേരളത്തിൽ? ഇന്ത്യയിൽ ജോലി ഈ തൊഴിലവസരങ്ങൾ കൂടാൻ വേണ്ടി എന്ത് ചെയ്യണം? തൊഴിലവസരങ്ങൾ കൂടാനുള്ള ഒരു മാർഗ്ഗം കമ്പനികൾ ഒരുപാട് വരണം എന്നുള്ളതാണ്. ആ പിന്നെ വേറെ എന്തെങ്കിലും നിർദേശങ്ങൾ ഉണ്ടോ ഈ വേറെ പുതിയ കാര്യങ്ങൾ താങ്കളുടെ അപ്പോൾ പഠനത്തിൻറെ ഫൈന്ഡിങ്സ് പറയൂ എൻറെ അത് തന്നെ. ഈ ജോലിയിൽ ജോലി കൂടുക എന്നുള്ള തന്നെ ഒരു വലിയ സാമ്പത്തികം ആയിട്ട് മുന്നോട്ടു വരും. അതുമാത്രമല്ല കുറേ

എന്നാൽ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം താങ്ക്യൂ ഞാനേ ഒരാൾ വിളിക്കുന്നത് ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം.